വിശേഷം, സാധാരണ നല്ല കാര്യങ്ങൾ പറയുമ്പോഴാണല്ലോ നമ്മള് വിശേഷം എന്ന് പറയാറ്.

അല്ലടോ ഒന്നു മാറി ഒന്നു മാറി ഒന്നു മാറി പ്രശ്നങ്ങളാ.

അല്ല പുതിയ കാര്യം അല്ല. പക്ഷെ എനിക്ക് മാത്രം ഇങ്ങനെ ഒന്ന് മാറി ഒന്ന് മാറി പ്രശ്നങ്ങൾ വരുന്നത് എന്‍റെ സമയദോഷം കൊണ്ടാണ്. എടോ, പ്രശ്നങ്ങളെല്ലാർക്കും ഉണ്ട്. ഈ സമയദോഷം എന്നും പറഞ്ഞ് ഇരുന്നിട്ട് ഒരു കാര്യോല്ല. എല്ലാർക്കും പ്രശ്നങ്ങളുണ്ട്. അങ്ങനല്ല. ഞാൻ ജനിച്ച സമയം ശരിയല്ല. അല്ലെങ്കി എന്‍റെ നക്ഷത്രം ശരിയല്ല.

അല്ല അതെനിക്കറിയാം. കാര്യം ഞാൻ എത്രയോ സ്ഥലങ്ങളിപ്പോയി ചോദിച്ചിട്ടൊള്ളതാണ്. മ്മ്.അതിന്‍റെ പേരി പൈസയും കുറെ പോയിട്ടൊണ്ടല്ലോ. പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമുണ്ടായിട്ടില്ലല്ലോ. അല്ല അങ്ങനെ പറയാമ്പറ്റൂല്ല. ഓരോരോ സമയത്തുള്ള നമ്മുടെ ക്രൈസിസക്കെ കുറെയൊക്കെ തട്ടി മാറി പോയിട്ടുണ്ട്. മ്മ്മ്. താനൊരു കാര്യം ചെയ്യ്. താൻ ഈ ഇങ്ങനെയുള്ളവരെ പോയി കണ്ട് ഈ പൈസ കൊടുക്കുന്ന പരിപാടി നിർത്തിയാ തന്നെ അവര് പറയുന്നത് കേക്കാതിരുന്നാ തന്നെ തന്‍റെ പകുതി പ്രശ്നം തീരും. അല്ല ഞാൻ അങ്ങനെ പോയിട്ട് ലക്ഷങ്ങളും കോടികളും അവർക്ക് ഫീസ് കൊടുക്കുന്നു അങ്ങനെ ഒന്നും അല്ലല്ലോ. നമ്മളെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും നമ്മള് കൊടുക്കണംന്നല്ലേയുള്ളൂ. ഈ ലക്ഷണങ്ങളും കോടികളും ആയില്ലെങ്കി എന്താ അഞ്ഞൂറും ആയിരവും രണ്ടായിരവും വച്ച് എത്രയോ പേർക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തന്ന അറിയാം, താൻ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരോ തവണത്തെ സാഹചര്യം നമ്മളെ അങ്ങനെ ആ ഒരു സമ്മർദ്ദത്തിൽപെടുത്തുമ്പ അല്ലേ. എടോ, ഈ സമ്മർദത്തിപ്പെടുമ്പ അത് മുതലാക്കാനാണ് ഇങ്ങനെയുള്ള ടീമുകള് ഇരിക്കുന്നത്. അങ്ങനുള്ള

നൂറ് പേരെടുത്താ തോണ്ണൂറ്റൊൻപത് പേരും അങ്ങനെതന്നെയാ. തെന്നിയും തെറിച്ചും ഒരാളുണ്ടാകും മാറ്റമുള്ളത്. എല്ലാരും അങ്ങനാണ് എന്നുള്ള ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. ചിലരൊക്കെ എത്ര എത്ര കറക്ടായിട്ടാണ് നമ്മളുടെ ഭാവിയൊക്കെ പറയുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചുകഴിഞ്ഞാ, ഇത് ഇപ്പോ നമ്മൾ ഒരു ജോത്സ്യനെ കാണാമ്പോകുമ്പോ, ഒരിക്കലും നമ്മുടെ സമയം നല്ലതാണെങ്കി നമ്മൾ അത് ആരെയും കാണാൻ പോവില്ല. സമയം മോശമാകുമ്പോഴാണ് ഇവരുടെ അടുത്ത് പോകുന്നതെന്ന് ഇവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് അവർ ചോദിക്കും ജനിച്ച സമയം എത്ര, ഡേറ്റ് എന്നാണ് അതിന്‍റെ പേരില് നിങ്ങൾക്ക് അവിടെ ശനി, ഇവിടെ അത് മറ്റേത് മറച്ചത് എന്നിങ്ങനെ കുറെ പറയും. അല്ലാതെ ഒരു കാര്യോംല്ല ഇതിനകത്ത്. അപ്പൊ അവര് പറയണ് മൂന്നുമാസം കഴിയുമ്പം, അല്ലെങ്കില് രണ്ടുമാസം കഴിയുമ്പം, അല്ലെങ്കില് ഒരാളെ സഹായിക്കാൻ വരാനുണ്ട്, അല്ലെങ്കില് നിങ്ങൾ ആരോടെങ്കിലും സഹായം ചോദിച്ച് പോകുവാണെങ്കില് ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നതൊ. എത്രയോ പേർക്ക് അതൊക്കെ നടക്കണുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമുക്കൊരു ഫിനാൻഷ്യൽ ക്രൈസസ് ഉണ്ടെന്ന് വച്ചോ. നമ്മളിപ്പോ ഒരാളെ കാണാൻ പോയാലും ഇല്ലെങ്കിലും നമ്മളത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ നോക്കും. നോക്കുമ്പോ അത് എങ്ങനെ ഏതെങ്കിലും വഴിക്ക് ഏതെങ്കിലും ഒരു വഴിക്കത് നടക്കൂം ചെയ്യും. അപ്പോ അത് ഇങ്ങനെ ഒരാൾ പറഞ്ഞില്ലെങ്കി അത് നടക്കത്തില്ലെ? അല്ല, അത് ഇപ്പൊ നിങ്ങള് വിശ്വാസി അല്ലാത്തത് എന്‍റെ കുറ്റമല്ലല്ലോ. ഞാൻ വിശ്വാസി തന്നെയാണ്. എനിക്ക് ദൈവങ്ങളെയൊക്കെ വിശ്വാസാണ് . എല്ലാ ദൈവങ്ങളെയും വിശ്വാസൊണ്ട്. എന്നു വെച്ചിട്ട് ഈ കുറെ ആൾക്കാരിരുന്ന് നിങ്ങളത് ചെയ്താ നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ടപ്പാട് മാറും, നിങ്ങളിത് ചെയ്താ നിങ്ങളുടെ കഷ്ടപ്പാട് മാറും. ഇനിയിപ്പോ ഒരു മൂന്നുമാസവും പതിനാറ് ദിവസവും കൂട നിങ്ങടെ സമയം മോശമാണ്. പതിനേഴാമത്തെ ദിവസം കുറേശ്ശെ വ്യത്യാസൊണ്ടാകും, എന്നൊന്നും പറയുന്നത് എനിക്ക് ഒരു യോജിപ്പുമില്ല. താങ്കൾക്കൊന്നിനോടും യോജിപ്പില്ലല്ലോ. അല്ല ഇത് പറയുമ്പോ മാത്രമല്ലേ ഒള്ളൂ ഈ പ്രശ്നം. എന്തിനാണ് ഈ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ഉള്ളവർക്ക് കൊണ്ട് പൈസ കൊടുക്കുന്നതെന്നല്ലേ ഞാൻ ചോദിച്ചത്? ഇതിന്‍റെ പേരിൽ താനിപ്പോ എത്ര രൂപ കൊണ്ട്കൊടുത്തിട്ടുണ്ട്? എനിക്ക് വിശ്വാസങ്ങളുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട്. അതൊന്നും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് അവിടെയൊക്കെ പോകുമ്പോ സമാധാനം കിട്ടണുണ്ട്, അല്ലെങ്കി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എന്താണ് പറയണ ഒരു ഉണർവ്വ് ലഭിക്കണുണ്ടെനിക്ക്.

അല്ല, ഞാൻ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? എന്‍റെയൊരു ഇത് വച്ചിട്ടാണെങ്കി താനൊരു ആറ് ഏഴ് വർഷമായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ അടുത്ത് പോയി കണ്ടിട്ടുണ്ട് ങേ. ഇങ്ങനെയുള്ള ആരുടേങ്കിലും അടുത്ത് പോയി കണ്ടിട്ട് തന്‍റെ പ്രശ്നം പൂർണ്ണമായും മാറിയിട്ടൊണ്ടാ? അല്ല നമ്മള് അന്നേരം കാണാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ മാറും. പിന്നെ നമ്മള് പുതിയ പ്രശ്നങ്ങളി ചെന്ന് വീഴുന്നത് അവര കുറ്റമല്ലല്ലോ. ലൈഫ് ആകുമ്പോ പ്രശ്നങ്ങളുണ്ടാകുംഅതിന് ഇങ്ങനൊള്ളവരെ പോയി കണ്ടിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് താങ്കളുടെ കാഴ്ചപ്പാടിന്‍റെ പ്രശ്നാണ്.

കാര്യം, വിശ്വാസികളെ നിങ്ങള് വിളിക്കുന്നത് അന്ധവിശ്വാസികളെന്നാണ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. നിങ്ങളെന്നാ നിരീശ്വരവാദികളുമാണ്. പക്ഷേ നിങ്ങള് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് നിരീശ്വരവാദികളായ നിങ്ങള് വിശ്വാസികളാണെന്നും വിശ്വാസികളായ ആൾക്കാര് അന്ധവിശ്വാസികളാണെന്നുമാണ് നിങ്ങള് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്.

അല്ല അങ്ങനെ ഞാൻ പറഞ്ഞുവല്ലോ, ഇങ്ങനെയൊക്കെ പോയിട്ട് അവരുടെ പ്രശ്നങ്ങള് പരിഹരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എത്രയോ പേരെ എനിക്കങ്ങനെ അറിയാം.

അപ്പ ആ കയറ്റവും ഇറക്കവും എപ്പോ വരും, എന്ന് വരും എന്നുള്ള ഒരു എന്താണ് ഒരു ഐഡിയ ഇല്ലാതെ ജീവിക്കണമെന്നാണോ? അല്ല ഇപ്പം നമ്മൾ ഒരിടത്ത് പോയിട്ട് പുള്ളി പറയാണ്, നിങ്ങൾക്ക് ഒരു ആറുമാസം കഴിയുമ്പോ ഒരു നല്ല സമയം വരും എന്ന് പറഞ്ഞിട്ട്, ഈ ആറുമാസം കഴിയുന്നത് വര നല്ല സമയമല്ല എന്നറിഞ്ഞ് ടെൻഷനടിച്ച് ജീവിക്കുന്നതിനേക്കാള് നല്ലതല്ലേ നമ്മള് നമ്മടെ കാര്യങ്ങള് നോക്കിക്കൊണ്ട് പോകുന്നത്. അല്ല. അവിടൊര് തിരുത്തൊണ്ട്. ഈ ആറുമാസം വരെ നമ്മുടെ സമയം ശരിയല്ല എന്ന് ഒരാള് പറയുമ്പൊ, ഈ ആറ് മാസവും നമ്മള് വലിയ പ്രശ്നങ്ങളില്‍ ചെന്ന് ചാടാതെ സ്വയം ശ്രദ്ധിക്കാനുള്ള ഒരു അവസരം കിട്ടുവല്ലോ അതെന്താ പറയാത്തെ? അപ്പോ ഞാനൊരു സംശയം ചോദിക്കട്ടെ. താനീ അഞ്ചാറ് വർഷായിട്ട് പലരെയും കാണാൻ പോകുന്നുണ്ടല്ലോ. ഈ പലരും സമയങ്ങളെപ്പറ്റി പറഞ്ഞും തരാറുണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ സമയത്തൊക്കെ താൻ വളരെ ശ്രദ്ധിച്ച് പോയത് കൊണ്ട് തനിക്ക് ഒരു പ്രശ്നത്തിലും ചെന്ന് ചാടിയിട്ടില്ല? അല്ല, ചെലതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാമ്പറ്റും. ചെലത്, മനുഷ്യരല്ലേ? നമ്മള് അപ്പോഴത്ത ആ ഒരു ദേഷ്യം അല്ലെങ്കില് വഴക്കും മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതായിപ്പോയി അങ്ങനെയൊക്കെ ആയിട്ടേ ഉള്ളൂ. എന്നാലും കൊറേക്ക ശ്രദ്ധിച്ച് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്, താനൊരു കാര്യം ചെയ്യ്. താനിനി ഒരു ഒരു വർഷം ഇങ്ങനെയുള്ള ആരെയും കാണൂല എന്ന് വിചാരിക്ക്. ങേ. തനിയെ പ്രശ്നങ്ങള് തനിയെ സോൾവ് ചെയ്യാൻ നോക്ക്. അപ്പൊ മനസ്സിലാകും ഇങ്ങനെയുള്ള ആരുടെയും ഒരു ഹെൽപ്പും ഇല്ലെങ്കിലും നമ്മള്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയി നടക്കുമെന്ന് അപ്പോഴത്തേക്കും മനസ്സിലാവും. അല്ല, താങ്കളൊരു കാര്യം മനസ്സിലാക്കണം, തനിയെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരല്ല ഇവരുടെ അടുത്തേക്കൊക്കെ പോകുന്നത്. നമ്മള് തന്നെ കാണുന്നില്ലേ, പല പ്രമുഖരായ ആൾക്കാരും ഉന്നത വിദ്യാഭ്യാസൊള്ള ആൾക്കാരും സമൂഹത്തില് അതായത് എല്ലാരും ബഹുമാനിക്കുന്ന ആൾക്കാരും ഒക്ക പോണുണ്ട്. അപ്പോ ഇവരടുത്ത് പോകാത്തവര്‍ക്കൊക്കെ പ്രശ്നങ്ങള് വരുമ്പോ എന്താ ചെയ്യുന്നത്? ങേ? അതുകൂടി ഒന്ന് പറഞ്ഞുതാ. ഇവരുടടുത്ത് പോവാത്തവർക്കൊക്കെ പ്രശ്നങ്ങള് എന്തായാലും ഉണ്ടാവുവല്ലോ. അവരിതക്കെ എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? അവര് സ്വന്തായിട്ടല്ലേ സോൾവ് ചെയ്യുന്നത്. അല്ല, ജോത്സ്യന്മാരുടടുത്തോ അല്ലെങ്കില് ഉസ്താദുമാരടുത്തോ അല്ലെങ്കില് പള്ളിയിലെ വികാരിയച്ചൻമാരടുത്തോ പോകുന്നത് മാത്രല്ലല്ലോ. അമ്പലങ്ങളൊണ്ട് പള്ളികളൊണ്ട്, മസ്ജിദുകളുണ്ട്. അവിടെയൊക്കെ പോവുവാരിക്കും അവരൊക്കെ.

ങ്ങാ. താങ്കളെപ്പോലെ ഉള്ളവര് ഈ ലോകത്തുള്ള എല്ലാ ഭാവി പ്രവചിക്കുന്ന ആൾക്കാരും നരബലി നടത്തുന്ന ആൾക്കാരെ പോലെ എന്നാണ് , അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്. നരബലിയുടെ വിഷയം അതുപോലെയൊക്കെ ഒള്ള ക്രൂരമായ കാര്യങ്ങൾ വരുമ്പോ ശരിക്കും പറഞ്ഞാ എനിക്ക് അത് വാർത്തയിലൊക്കെ വന്നപ്പോ ഞെട്ടലെന്ന് മാത്രമല്ല എനിക്ക് അതിശയം തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അല്ല ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഈ നരബലി നടത്തിയവരെ ഇപ്പൊ കൈയോടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ, ഇപ്പഴും പലരും അവരടുത്ത് പോയിട്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞോണ്ട് പോവൂലായിരുന്നാ? ങേ? അപ്പഴൊന്നും ആൾക്കാര് പറയില്ലെ അവര് ഭയങ്കര സംഭവമാണ്, അവരടുത്ത് പോയാ എല്ലാം നടക്കും എന്ന് പറയൂല്ലായിരുന്നാ. അവരുടടുത്ത് ഇങ്ങനെ ഒരുപാട് പേര് പോയത് കൊണ്ടാണല്ലോ അവര് ഈ നരബലിയുൾപ്പെടെ നടത്തിയത്. അല്ല നരബലി ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് നാൽപത്തഞ്ചും അൻപത്തഞ്ചും വയസ്സിനിടയിൽ പ്രായമുള്ള രണ്ട് സ്ത്രീകളോട് സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഇവര് അതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്. അല്ലേ? അല്ല, അത് ഓക്കേ. അത് ഞാൻ പറഞ്ഞത് ഞാന്‍ ചോദിച്ചത്, അത് ഞാൻ അംഗീകരിക്കുന്നു. ഞാമ്പറഞ്ഞത് അതല്ല. ഈ പറഞ്ഞ നരബലി നടത്തിയ ആളിനെ ഇപ്പോഴെങ്കിലും കയ്യോടെ പിടിച്ചത് കൊണ്ടാണല്ലോ, അയാളടുത്ത് ആൾക്കാര് പോകാതിരിക്കുന്നത്. അല്ലെങ്കില് ഇപ്പഴും പുള്ളി ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലാരുന്നൊ?

അല്ല, എല്ലാരും പോകുന്നത് അതിനൊക്കെ വേണ്ടി തന്നെയല്ലേ? എളുപ്പത്തി പണക്കാരനാകാൻ വേണ്ടി. അല്ലെങ്കി എന്‍റെ പ്രശ്നങ്ങള് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് തരിക, എന്നൊരാവശ്യത്തിനല്ലേ അവിടെ പോകുന്നത്. നമ്മുടെ പ്രശ്നങ്ങള് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ലാന്ന് ഉറപ്പൊള്ളത്കൊണ്ടല്ലേ നമ്മള് അവരടുത്ത് പോകുന്നത്. നമ്മുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടുക എന്നുള്ള, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അങ്ങനാണ്. നമ്മള മനസ്സിന് ഒരു ആശ്വാസം കിട്ടുക എന്നുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിന് ഒരാശ്വാസം കിട്ടാനായിട്ട് ഇങ്ങനൊള്ളടത്ത് പോയി ആയിരോം രണ്ടായിരോം കൊടുക്കുന്നതെന്തിനെന്നെ ഞാനും ചോദിക്കുന്നുള്ളൂ. എല്ലാ എല്ലാരും അങ്ങനെ ആയിരം രണ്ടായിരം അതിനുവേണ്ടി ഇരിക്കുന്നവരൊന്നുവല്ല. മനസ്സിലായില്ലേ? അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്.

പിന്നെ പറയുകയാണെങ്കില് ഇപ്പൊ എന്താ പറയാ ഇപ്പോ ഞാനിന്നൊരു സ്ഥലത്ത് പോയിരുന്നു.

അത് കൊള്ളാല്ല. വെറൈറ്റി ആയിട്ടുണ്ടല്ല.

അപ്പൊ അവർക്കിതൊരു ഹോബിയായിരിക്കും, ജീവിതമാർഗം വേറെ ഉണ്ടായിരിക്കും. നിങ്ങളിങ്ങനെ, ഇതൊരു എന്താണ് പറയണെ, ഇതൊരു വരദാനമാണ്. അല്ലെങ്കി ഇതൊരു സിദ്ധിയാണ്. അല്ലെങ്കി ഞാൻ ചോദിക്കട്ടെ എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റാത്തതെന്താ? എല്ലാർക്കും അങ്ങനെ പറയാൻ പറ്റാത്ത എന്ന് വെച്ച ആള്‍ക്കാര്‍ക്ക് ഓരോരുത്തർക്കും ഓരോ പ്രൊഫഷൻ ഇല്ലേ? ഇത് അവരുടെ പ്രൊഫഷൻ. അതത്ര അങ്ങനെ വിചാരിച്ചാൽ മതി. ഓരോരുത്തർക്കും ഓരോരോ ഹോബീസില്ലേ? നന്നാവാനുദ്ദേശമില്ലാത്ത ആൾക്കാരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യവില്ല. അതെനിക്കറിയാം.

അങ്ങനെ കളിയാക്കി പറയുവൊന്നും വേണ്ട. ഞാന് ആറ് മാസം കാത്തിരുന്നിട്ടാണ്, ആറല്ല, എട്ട് മാസത്തോളം കാത്തിരുന്നിട്ടാണ് അവരെ കാണാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചത് തന്ന. മനസ്സിലായില്ലേ? അല്ലാതെ ഓടി ഓടി പോയി അങ്ങനെ കാണാനൊന്നും പറ്റില്ല.

പറഞ്ഞിട്ട് കാര്യല്ല. കാര്യം പറയുമ്പോ കൊറേ അവിടുന്നും ഇവിടുന്നും കൊറേ ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഉപയോഗൊന്നുല്ല എന്ന് ഞാനോർമിപ്പിക്കുന്നു.

വിശ്വാസം ഇല്ലാത്തവർക്കും വിശ്വാസൊള്ളവർക്കും അവരവരുടെ, എന്താണ് കാഴ്ചപ്പാടിൽ നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമ്മളിപ്പോ ഒരാളെ നിർബന്ധിക്കുന്നില്ലല്ലോ.

പക്ഷെ, ഇതിനെ വിശ്വാസംന്നല്ല പറയുന്നത്, ഇതിനെ അന്ധവിശ്വാസോന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ അന്ധവിശ്വാസമെന്ന് പറയുന്ന നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന വിഭാഗമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളാക്ച്വലി നിരീശ്വരവാദികളാണ്. പക്ഷേ നിങ്ങളത് നിങ്ങൾ വിശ്വാസികളും മറ്റവർ അന്ധവിശ്വാസികളുമായിട്ട് ചിത്രീകരിക്കുന്നു അപ്പൊ ഈ യഥാർത്ഥ നിരീശ്വര വാദികളെ എന്തോന്ന് വിളിക്കും? നിങ്ങള് കപട വിശ്വാസികളാണ്. മനസിലായില്ലേ?

അല്ല നിങ്ങൾടടുത്തൊന്നും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെയൊന്നും പറഞ്ഞ് നന്നാക്കാം എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. പക്ഷേ, എന്നാലും ഞാന് ഒന്ന് പറയാൻ ശ്രമിച്ചു എന്നുള്ളതേയുള്ളൂ. നിങ്ങളിങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കി ഇരിക്കുന്ന ആൾക്കാരടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പത്തന്നെ കുറേസമയായിട്ട് നമ്മള് വർത്തമാനം പറയുന്നുണ്ട്. വിലപ്പെട്ട സമയം അങ്ങോട്ടുട്ടിങ്ങോട്ടും നഷ്ടപ്പെടുത്തിക്കളയാം എന്നുള്ളതേയുള്ളൂ എന്നൊക്കെ എനിക്കറിയാം. അല്ല ഒരു കാര്യം ചെയ്താ മതി, ഇനി പോകുമ്പോഴത്തേക്ക് എന്‍റെ പേര് കൂടെ പറഞ്ഞിട്ട്, എന്‍റെ ഡേറ്റും കൂട ഞാൻ പറഞ്ഞ് തരാം, ഡേറ്റും ടൈമും കൂടെയൊക്ക പറഞ്ഞു തരാം ആ സമയം എന്‍റെ കൂടെ പറഞ്ഞിട്ട് പുള്ളിക്ക് ഒന്നിനും ഒരു വിശ്വാസമില്ല, ഒന്ന് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞാല് ചിലപ്പോ അവര് വിചാരിച്ച പറ്റുമായിരിക്കും. ങ്ങാ, ആലോചിക്കാം ആലോചിക്കാം കേട്ടാ. ഇതിന് അതിന് അങ്ങനെയല്ല ചെയ്യേണ്ടത് അത് ഞാന് വിശദായിട്ട് അറിയിക്കേണ്ടവരെ അറിയിച്ചോളാം. എന്നാ പിന്നെ ഞാൻ വയ്ക്കട്ടെ. ശരി എന്നാ. ഓക്കേ.